എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ
മൻ കി ബാത്തിന്റെ ഓഗസ്റ്റ് മാസത്തെ അധ്യായത്തിൽ ഒരിക്കൽകൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു
എപ്പോഴെങ്കിലും ശ്രാവണ മാസത്തിൽ മൻ കി ബാത്ത് എന്ന പരിപാടി രണ്ടുതവണ നടന്നതായി ഞാൻ ഓർക്കുന്നില്ല
എന്നാൽ ഇത്തവണ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്
സാവൻ എന്നാൽ മഹാശിവന്റെ മാസമാണ് ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും മാസം
ചന്ദ്രയാന്റെ വിജയം ആഘോഷത്തിന്റെ അന്തരീക്ഷത്തെ പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു
ചന്ദ്രയാൻ ചന്ദ്രനിൽ എത്തിയിട്ട് മൂന്ന് ദിവസത്തിലധികം ആകുന്നു
ഈ വിജയം വളരെ വലുതാണ് അതിനെക്കുറിച്ച് എത്ര ചർച്ച ചെയ്താലും മതിയാവില്ല
ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ഒരു പഴയ കവിതയിലെ ചില വരികൾ ഞാൻ ഓർക്കുന്നു
ആകാശത്ത് തല ഉയർത്തി
മേഘങ്ങളെ ഭേദിച്ച്
വെളിച്ചം പരത്തുന്നതിനായി
സൂര്യൻ ഉദിച്ചതേയുള്ളു
ദൃഢനിശ്ചയത്തോടെ
എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന്
ഇരുട്ടിനെ അകറ്റാനായി
സൂര്യൻ ഉദിച്ചതേയുള്ളു
ആകാശത്ത് തല ഉയർത്തി
മേഘങ്ങളെ ഭേദിച്ചുകൊണ്ട്
സൂര്യൻ ഉദിച്ചതേയുള്ളു
എന്റെ കുടുംബാംഗങ്ങളെ ആഗസ്റ്റ് 23 ന് ചന്ദ്രനിലും ദൃഢമായ നിശ്ചയത്തിന്റെ സൂര്യൻ ഉദിക്കുന്നുണ്ടെന്ന് ഇന്ത്യയും ഇന്ത്യയുടെ ചന്ദ്രയാനും തെളിയിച്ചു
ഏത് സാഹചര്യത്തിലും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് സാഹചര്യത്തിലും എങ്ങനെ വിജയിക്കണമെന്ന് അറിയുന്ന നവഇന്ത്യയുടെ ആത്മാവിന്റെ പ്രതീകമായി ചന്ദ്രയാൻ മിഷൻ മാറി
സുഹൃത്തുക്കളേ ഈ ദൌത്യത്തിന്റെ ഒരുവശം ഞാൻ ഇന്ന് നിങ്ങളോടെല്ലാം പ്രത്യേകം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു
ഈ പ്രാവശ്യം ഞാൻ ചുവപ്പുകോട്ടയിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ സ്ത്രീകളുടെ നേതൃത്വത്തിൽ വികസനം ഒരു ദേശീയ സ്വഭാവമായി നാം ശക്തിപ്പെടുത്തണമെന്ന്
സ്ത്രീശക്തി ചേരുന്നിടത്ത് അസാധ്യമായതും സാധ്യമാകും
ഇന്ത്യയുടെ മിഷൻ ചന്ദ്രയാൻ സ്ത്രീശക്തിയുടെ തത്സമയ ഉദാഹരണം കൂടിയാണ്
നിരവധി വനിതാ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഈ ദൌത്യത്തിലുടനീളം നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്
പ്രോജക്ട് ഡയറക്ടർ വിവിധ സംവിധാനങ്ങളുടെ പ്രോജക്ട് മാനേജർ തുടങ്ങി നിരവധി സുപ്രധാന ചുമതലകൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്
ഇന്ത്യയുടെ പുത്രിമാർ ഇപ്പോൾ അനന്തമായി കണക്കാക്കുന്ന ബഹിരാകാശത്തെപോലും വെല്ലുവിളിക്കുന്നു
ഒരു രാജ്യത്തിന്റെ പെൺമക്കൾ അഭിവാഞ്ഛകരാകുമ്പോൾ ആ രാജ്യം വികസിക്കുന്നതിൽ നിന്ന് ആർക്കാണ് തടയാൻ കഴിയുക
സുഹൃത്തുക്കളേ നാം ഇത്രയും ഉയരങ്ങൾ കീഴടക്കി കാരണം ഇന്ന് നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണ് നമ്മുടെ പരിശ്രമവും വലുതാണ്
നമ്മുടെ ശാസ്ത്രജ്ഞർക്കൊപ്പം മറ്റ് മേഖലകളും ചന്ദ്രയാൻ 3 ന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്
ഭാഗങ്ങളെല്ലാം തയ്യാറാക്കുന്നതിനും സാങ്കേതിക ആവശ്യകതകൾ നിറവേറ്റുന്നതിനും നിരവധി രാജ്യക്കാർ സംഭാവന നൽകിയിട്ടുണ്ട്
എല്ലാവരുടെയും പരിശ്രമം കൂടിയായപ്പോൾ വിജയവും കൈവരിച്ചു
ചന്ദ്രയാൻ 3 ന്റെ ഏറ്റവും വലിയ വിജയമാണിത്
ഭാവിയിലും നമ്മുടെ ബഹിരാകാശമേഖല എല്ലാവരുടെയും പ്രയത്നത്താൽ ഇതുപോലുള്ള എണ്ണമറ്റ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു
എന്റെ കുടുംബാംഗങ്ങളെ സെപ്റ്റംബർ മാസം ഇന്ത്യയുടെ അനന്തസാധ്യതകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്
അടുത്തമാസം നടക്കുന്ന ജി20 നേതാക്കളുടെ ഉച്ചകോടിക്കായി ഇന്ത്യ പൂർണസജ്ജമാണ്
40 രാജ്യങ്ങളുടെ തലവന്മാരും നിരവധി ആഗോളസംഘടനകളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തലസ്ഥാനമായ ഡൽഹിയിലെത്തുന്നുണ്ട്
ജി20 ഉച്ചകോടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തമായിരിക്കും ഇത്
അതിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ ഇന്ത്യ ജി20യെ കൂടുതൽ സർവ്വാശ്ലേഷിയായ ഫോറമാക്കി മാറ്റി
ഇന്ത്യയുടെ ക്ഷണപ്രകാരം ആഫ്രിക്കൻ യൂണിയനും ജി20യിൽ ചേർന്നു ആഫ്രിക്കയിലെ ജനങ്ങളുടെ ശബ്ദം ലോകത്തിലെ ഈ സുപ്രധാന വേദിയിൽ എത്തി
സുഹൃത്തുക്കളേ കഴിഞ്ഞവർഷം ബാലിയിൽ നടന്ന ജി20യുടെ അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഏറ്റെടുത്തതിനുശേഷം നമ്മിൽ അഭിമാനം നിറയ്ക്കുന്ന നിരവധി കാര്യങ്ങൾ സംഭവിച്ചു
ഡൽഹിയിലെ വലിയ പരിപാടികളുടെ പാരമ്പര്യത്തിൽനിന്ന് മാറി ഞങ്ങൾ അത് രാജ്യത്തെ വിവിധ നഗരങ്ങളിലേക്ക് കൊണ്ടുപോയി
രാജ്യത്തെ 60 നഗരങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം യോഗങ്ങൾ സംഘടിപ്പിച്ചു
ജി20 പ്രതിനിധികൾ പോകുന്നിടത്തെല്ലാം ആളുകൾ അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു
നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും നമ്മുടെ ഊർജ്ജസ്വലമായ ജനാധിപത്യവും ഈ പ്രതിനിധികളിൽ വളരെയധികം മതിപ്പുളവാക്കി
ഇന്ത്യയിൽ ഇത്രയധികം സാധ്യതകളുണ്ടെന്നും അവർ തിരിച്ചറിഞ്ഞു
സുഹൃത്തുക്കളേ ജി20യുടെ നമ്മുടെ പ്രസിഡൻസി ഒരു ജനകീയ പ്രസിഡൻസിയാണ് അതിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ ആത്മാവ് മുൻപന്തിയിലാണ്
ജി20 അക്കാദമിക സിവിൽ സൊസൈറ്റി യുവജനങ്ങൾ സ്ത്രീകൾ നമ്മുടെ പാർലമെന്റെ് സംരംഭകർ നഗരഭരണവുമായി ബന്ധപ്പെട്ട ആളുകൾ തുടങ്ങിയവർ ജു20യുടെ പതിനൊന്ന് എൻഗേജ്മെന്റെ് ഗ്രൂപ്പുകളിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു
ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന പരിപാടികളുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരുതരത്തിൽ ഒന്നര കോടിയിലധികം ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു
പൊതുപങ്കാളിത്തത്തിനായുള്ള ഞങ്ങളുടെ ഈ ശ്രമത്തിൽ ഒന്നല്ല രണ്ട് ലോകറെക്കോർഡുകളും സൃഷ്ടിക്കപ്പെട്ടു
വാരാണസിയിൽ നടന്ന ജി20 ക്വിസിൽ 800 സ്കൂളുകളിൽ നിന്നുള്ള ഒന്നേകാൽ ലക്ഷം വിദ്യാർഥികൾ പങ്കെടുത്തത് പുതിയ ലോകറെക്കോർഡായി
അതോടൊപ്പം ലംബാനി കരകൌശലവിദഗ്ധരും വിസ്മയം തീർത്തു
ഏകദേശം 1800 യൂണിക് പാച്ചുകളുടെ ഒരു അത്ഭുതകരമായ ശേഖരം സൃഷ്ടിച്ചുകൊണ്ട് 450 കരകൌശലവിദഗ്ധർ അവരുടെ വൈദഗ്ധ്യവും കരകൌശലവും പ്രദർശിപ്പിച്ചു
ജി20യിൽ എത്തിയ ഓരോ പ്രതിനിധിയും നമ്മുടെ രാജ്യത്തിന്റെ കലാവൈവിധ്യം കണ്ട് അത്ഭുതപ്പെട്ടു
അത്തരത്തിലൊരു അത്ഭുതകരമായ പരിപാടിയാണ് സൂറത്തിൽ സംഘടിപ്പിച്ചത്
അവിടെ നടന്ന സാരി വാക്കത്തോണിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 15000 സ്ത്രീകൾ പങ്കെടുത്തു
ഈ പരിപാടി സൂറത്തിലെ ടെക്സ്റ്റൈൽ വ്യവസായത്തിന് ഉത്തേജനം നൽകുക മാത്രമല്ല വോക്കൽ ഫോർ ലോക്കൽ ഉത്തേജനം നേടുകയും ലോക്കലിനെ ഗ്ലോബൽ ആക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു
ശ്രീനഗറിൽ നടന്ന ജി20 യോഗത്തിന് ശേഷം കശ്മീരിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻവർധനവാണ് ഉണ്ടായിരിക്കുന്നത്
നമുക്ക് ഒരുമിച്ച് ജി20 സമ്മേളനം വിജയിപ്പിക്കാമെന്നും രാജ്യത്തിന്റെ യശസ്സ് വർദ്ധിപ്പിക്കാമെന്നും എല്ലാ രാജ്യക്കാരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
എന്റെ കുടുംബാംഗങ്ങളേ മൻ കി ബാത്ത്ന്റെ അധ്യായങ്ങളിൽ നമ്മുടെ യുവതലമുറയുടെ സാധ്യതകളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്
ഇന്ന് നമ്മുടെ യുവാക്കൾ തുടർച്ചയായി പുതിയ വിജയങ്ങൾ കൈവരിക്കുന്ന ഒരു മേഖലയാണ് കായികരംഗം
ഇന്ന് മൻ കി ബാത്തിൽ ഞാൻ സംസാരിക്കുന്നത് അടുത്തിടെ നമ്മുടെ കളിക്കാർ ദേശീയപതാക ഉയർത്തിയ ഒരു ടൂർണമെന്റെിനെക്കുറിച്ചാണ്
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ചൈനയിൽ നടന്നിരുന്നു
ഈ കളികളിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്രകടനമാണ് കാണാൻ കഴിഞ്ഞത്
ഇത്തവണ നമ്മുടെ കളിക്കാർ ആകെ 26 മെഡലുകൾ നേടി അതിൽ 11 എണ്ണം സ്വർണ്ണമെഡലുകളാണ്
1959 മുതൽ നടന്ന എല്ലാ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസുകളിലും നേടിയ എല്ലാ മെഡലുകളും ചേർത്താലും ഈ സംഖ്യ പതിനെട്ടിലെ എത്തുന്നുള്ളൂ
ഇത്തവണ നമ്മുടെ കളിക്കാർ നേടിയത് 26 മെഡലുകൾ
അതറിയുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടതാണ്
അതിനാൽ ചില യുവകായികതാരങ്ങളും ലോകയൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡൽ നേടിയ വിദ്യാർത്ഥികളും ഇപ്പോൾ ഫോൺ ലൈനിൽ എന്നോടൊപ്പം ചേരുന്നു
അവരെകുറിച്ച് ആദ്യം പറയാം
സ്വദേശിനിയായ പ്രഗതി ആർച്ചറിയിൽ മെഡൽ നേടിയിട്ടുണ്ട്
അസം സ്വദേശിയായ അംലാൻ അത്ലറ്റിക്സിൽ മെഡൽ നേടിയിട്ടുണ്ട്
സ്വദേശിനിയായ പ്രിയങ്ക റേസ് വാക്കിൽ മെഡൽ നേടിയിട്ടുണ്ട്
മഹാരാഷ്ട്ര സ്വദേശിനിയായ അഭിധന്യ ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയിട്ടുണ്ട്
ഹലോ എന്റെ പ്രിയ യുവകളിക്കാരേ നമസ്ക്കാരം
നമസ്ക്കാരം സർ
നിങ്ങളോട് സംസാരിച്ചതിനുശേഷം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു
ഇന്ത്യയിലെ സർവ്വകലാശാലകളിൽനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ടീം എന്ന നിലയിൽ നിങ്ങൾ ഇന്ത്യയുടെ പേര് പ്രശസ്തമാക്കി
ആദ്യംതന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു
വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിലെ നിങ്ങളുടെ പ്രകടനത്തിലൂടെ നിങ്ങൾ ഓരോ രാജ്യക്കാരനും അഭിമനം കൊള്ളിച്ചു
അതിനാൽ ആദ്യം ഞാൻ നിങ്ങളെ ഒരുപാട് അഭിനന്ദിക്കുന്നു
പ്രഗതി നിങ്ങളിൽനിന്നും തുടങ്ങുകയാണ്
രണ്ട് മെഡലുകൾനേടി ഇവിടെനിന്ന് പോകുമ്പോൾ എന്താണ് തോന്നിയതെന്ന് ആദ്യം പറയൂ ഇത്രയും വലിയ വിജയം നേടിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്
സാർ എനിക്ക് അഭിമാനം തോന്നി എന്റെ രാജ്യത്തിന്റെ പതാക ഇത്രയും ഉയരത്തിൽ ഉയർത്തി ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരിക്കൽ ഞാൻ ഗോൾഡ്ഫൈറ്റിൽ എത്തിയപ്പോൾ എനിക്ക് അത് നഷ്ടപ്പെട്ടു അതിൽ ഖേദിക്കുന്നു
പക്ഷെ രണ്ടാമതും മനസ്സിൽ തോന്നിയത് ഇപ്പൊ എന്തുതന്നെ സംഭവിച്ചാലും ഉയർത്തിയ പതാകയെ താഴേക്ക് ഇറക്കില്ല എന്നാണ്
എല്ലാ സാഹചര്യങ്ങളിലും അത് ഏറ്റവും ഉയർന്നു പറക്കണം
കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ വിജയിച്ചപ്പോൾ അതേ പോഡിയത്തിൽ ഞങ്ങൾ വളരെ നന്നായി ആഘോഷിച്ചു
ആ നിമിഷം വളരെ നല്ലതായിരുന്നു
പറഞ്ഞറിയിക്കാൻ കഴിയാത്തവിധം അഭിമാനം തോന്നി
പ്രഗതി നിങ്ങൾ ശാരീരികമായി ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു
അതിൽ നിന്നാണ് നിങ്ങൾ ഉയർന്നുവന്നത്
ഇതു തന്നെ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ്
നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്
സാർ 2020 മെയ് 5ന് എനിക്ക് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായി
ഞാൻ വന്റിലേറ്ററിലായിരുന്നു
ഞാൻ അതിജീവിക്കുമോ ഇല്ലയോ എന്നതിന് ഒരു സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ല അതിജീവിച്ചാലും എങ്ങനെ പക്ഷേ എനിക്ക് ഗ്രൌണ്ടിൽ തിരികെ എത്തണം അമ്പെയ്യണം എന്നുള്ള ചിന്ത ഉള്ളിൽനിന്ന് എനിക്ക് ധൈര്യം തന്നു
ആ ചിന്ത എന്റെ ജീവൻ രക്ഷിച്ചു
എന്റെ ജീവൻ തിരികെ കിട്ടിയത് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹംകൊണ്ടും പിന്നെ ഡോക്ടർ പിന്നെ അമ്പെയ്ത്ത് എന്ന ചിന്ത കൊണ്ടുമാണ്
അംലാനും നമ്മുടെ കൂടെയുണ്ട്
അംലൻ അത്ലറ്റിക്സിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം താൽപര്യം വളർത്തിയെടുത്തതെന്ന് എന്നോട് പറയൂ
നമസ്ക്കാരം സാർ
നമസ്ക്കാരം നമസ്ക്കാരം
സാർ എനിക്ക് നേരത്തെ അത്ലറ്റിക്സിൽ വലിയ താൽപര്യമില്ലായിരുന്നു
ഫുട്ബോളിലായിരുന്നു കൂടുതൽ കമ്പം
എന്നാൽ എന്റെ സഹോദരന്റെ സുഹൃത്ത് എന്നോടു പറഞ്ഞു അംലാൻ നീ അത്ലറ്റിക്സിന്റെ മത്സരത്തിനും പോകണമെന്ന്
അങ്ങനെ ഞാൻ ഓക്കേ എന്ന് കരുതി ആദ്യമായി സ്റ്റേറ്റ്മീറ്റ് കളിച്ചപ്പോൾ അതിൽ തോറ്റു
തോൽവി എനിക്കിഷ്ടപ്പെട്ടില്ല
അങ്ങനെ അതിനിടയിൽ ഞാൻ അത്ലറ്റിക്സിൽ കയറി
പിന്നെ മെല്ലെ രസിച്ചു തുടങ്ങി
അങ്ങനെ അത് എന്നിൽ താൽപര്യം ജനിപ്പിച്ചു
അംലാൻ നിങ്ങൾ എവിടെയാണ് കൂടുതലായി പ്രാക്ടീസ് ചെയ്തതെന്ന് എന്നോട് പറയൂ
ഞാൻ കൂടുതലും ഹൈദരാബാദിൽ സായ്റെഡ്ഡി സാറിന്റെ കീഴിലാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്
അതിനുശേഷം ഭുവനേശ്വറിലേക്ക് മാറി
അവിടെനിന്നാണ് ഞാൻ പ്രൊഫഷണലായി തുടങ്ങിയത്
ശരി പ്രിയങ്കയും ഞങ്ങൾക്കൊപ്പമുണ്ട്
പ്രിയങ്ക നിങ്ങൾ 20 കിലോമീറ്റർ റേസ്വാക്ക് ടീമിന്റെ ഭാഗമായിരുന്നു
രാജ്യം മുഴുവൻ ഇന്ന് നിങ്ങളെ ശ്രദ്ധിക്കുന്നു അവർക്ക് ഈ കായികയിനത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്
ഇതിന് എന്തു തരത്തിലുള്ള കഴിവുകൾ ആവശ്യമാണെന്ന് നിങ്ങൾ എന്നോട് പറയൂ
നിങ്ങളുടെ കരിയർ എവിടെ നിന്ന് എവിടെ എത്തി
എന്റെ ഇനം വളരെ പ്രയാസമുള്ളതാണ്
കാരണം ഞങ്ങൾക്ക് അഞ്ച് വിധികർത്താക്കൾ ഉണ്ട്
ഓടിയാലും നമ്മളെ പുറത്താക്കും അല്ലെങ്കിൽ റോഡിൽ നിന്ന് അൽപം ഇറങ്ങിയാലും ഒരു ചാട്ടം ഉണ്ടായാൽപോലും അവർ ഞങ്ങളെ പുറത്താക്കും
അല്ലെങ്കിൽ നമ്മൾ മുട്ടുകുത്തിയാലും അവർ ഞങ്ങളെ പുറത്താക്കുന്നു എനിക്ക് മുന്നറിയിപ്പ്പോലും നൽകി
അതിനുശേഷം ഞാൻ എന്റെ വേഗത വളരെ നിയന്ത്രിച്ചു എങ്ങനെയെങ്കിലും എന്റെ ടീം മെഡൽ നേടണം എന്നായിരുന്നു
കാരണം ഞങ്ങൾ ഇവിടെ വന്നത് രാജ്യത്തിന് വേണ്ടിയാണ് വെറുംകൈയ്യോടെ പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല
അച്ഛനും സഹോദരനും സുഖമായിരിക്കുന്നോ
അതെ സർ സുഖമായിരിക്കുന്നു
താങ്കൾ ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനമാണ് നല്കുന്നതെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്
ശരിക്കും അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നല്കുന്നത്
എന്തെന്നാൽ വേൾഡ് യൂണിവേഴ്സിറ്റിപോലുള്ള കളികൾക്ക് ഇന്ത്യയിൽ അത്ര അംഗീകാരമൊന്നും ലഭിച്ചിരുന്നില്ല
പക്ഷെ ഇപ്പോൾ വളരെയധികം സപ്പോർട്ട് ആണ് ലഭിക്കുന്നത്
ഞങ്ങൾ ട്വീറ്റ് കാണുന്നുണ്ട്
ഇത്ര മെഡൽ ഞങ്ങൾ നേടി എന്ന് ധാരാളംപേർ ട്വീറ്റ് ചെയ്യുന്നുണ്ട്
ഒളിംമ്പിക്സ്പോലെ എല്ലാവരും ഇതിനെ അംഗീകരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു
പ്രിയങ്ക ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു
നിങ്ങൾ ഒരു വലിയ പേര് ഉണ്ടാക്കിയിരിക്കുകയാണ്
ഇനി നമുക്ക് അഭിധന്യയോട് സംസാരിക്കാം
നമസ്കാരം സാർ
താങ്കളെകുറിച്ച് പറയൂ
സാർ ഞാൻ മഹാരാഷ്ട്രയിലെ കോലാപ്പൂരിൽ നിന്നാണ്
ഷൂട്ടിംഗിൽ 25 മീറ്റർ സ്പോർട്സ് പിസ്റ്റളിലും 10 മീറ്റർ എയർപിസ്റ്റളിലും ഞാൻ പങ്കെടുത്തു
എന്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഹൈസ്കൂൾ അധ്യാപകരാണ് അതിനാൽ ഞാൻ 2015 ൽ ഷൂട്ടിംഗ് ആരംഭിച്ചു
ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ കോലാപ്പൂരിൽ അത്ര സൌകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു
വഡ്ഗാവിൽനിന്ന് കോലാപ്പൂരിലേക്ക് ബസിൽ യാത്ര ചെയ്യാൻ ഒന്നര മണിക്കൂർ വേണം പിന്നെ തിരികെ വരാൻ ഒന്നര മണിക്കൂർ പിന്നെ നാല് മണിക്കൂർ ട്രെയിനിംഗ് അങ്ങനെ 6 7 മണിക്കൂർ
അങ്ങനെ ട്രെയിനിങ്ങിന് വരുകയും പോകുകയും ചെയ്യാറുണ്ടായിരുന്നു അതിനാൽ എന്റെ സ്കൂളും മിസ് ചെയ്യുമായിരുന്നു അപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ശനി ഞായർ ഞങ്ങൾ നിന്നെ ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് കൊണ്ടുപോകാം ബാക്കി സമയം നിങ്ങൾ മറ്റ് ഗെയിമുകൾ ചെയ്യുക
അങ്ങനെ ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് കളികൾ കളിക്കുമായിരുന്നു കാരണം എന്റെ മാതാപിതാക്കൾക്ക് സ്പോർട്സിൽ വലിയ താൽപര്യമുണ്ടായിരുന്നു
പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സാമ്പത്തികസഹായം അത്രയൊന്നും ഉണ്ടായിരുന്നില്ല അത്രയും അറിവുണ്ടായിരുന്നില്ല
അമ്മയ്ക്ക് ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു രാജ്യത്തെ പ്രതിനിധീകരിച്ച് രാജ്യത്തിനായി ഞാൻ മെഡൽ നേടണമെന്ന്
അങ്ങനെ അമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാൻ കുട്ടിക്കാലം മുതൽ സ്പോർട്സിനോട് വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു
പിന്നെ ഞാൻ തായ്ക്വാൻഡോയും ചെയ്തിട്ടുണ്ട് അതും ഞാൻ ബ്ലാക്ക്ബെൽറ്റാണ് ബോക്സിംഗ് ജൂഡോ ഫെൻസിങ് ഡിസ്കസ് ത്രോ തുടങ്ങി നിരവധി ഗെയിമുകൾ ചെയ്തശേഷം 2015ന് ഷൂട്ടിംഗിലേക്ക് തിരിഞ്ഞു
പിന്നെ 2 3 വർഷം ഒരുപാട് കഷ്ടപ്പെട്ട് മലേഷ്യയിൽ വെച്ച് ആദ്യമായി യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന് സെലക്ട് ആവുകയും അതിൽ വെങ്കല മെഡൽ കിട്ടുകയും ചെയ്തു
അങ്ങനെ ശരിക്കും അവിടെനിന്ന് മുൻപോട്ടു പോകാനുള്ള ഊർജം കിട്ടി
പിന്നെ എന്റെ സ്കൂൾ എനിക്കായി ഒരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ടാക്കി
പിന്നെ ഞാൻ അവിടെ പരിശീലനം നടത്തി
പിന്നെ അവർ എന്നെ പരിശീലനത്തിനായി പൂനെയിലേക്ക് അയച്ചു
ഇവിടെ ഗഗൻനാരംഗ് സ്പോർട്സ് ഫൌണ്ടേഷൻ ഗൺ ഫോർ ഗ്ലോറിയ്ക്ക് കീഴിൽ പരിശീലനം നടത്തുന്നു ഇപ്പോൾ ഗഗൻസാർ എന്നെ വളരെയധികം പിന്തുണയ്ക്കുകയും എന്റെ ഗെയിമിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു
ശരി നിങ്ങൾ നാലുപേർക്കും എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
പ്രഗതി അംലൻ പ്രിയങ്ക അഭിധന്യ നിങ്ങളെല്ലാവരും എന്നോടൊപ്പമാണ് അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ തീർച്ചയായും അത് കേൾക്കാൻ തയ്യാറാണ്
സർ എനിക്കൊരു ചോദ്യമുണ്ട് സർ
ചോദിച്ചോളൂ
ഏത് കായികവിനോദമാണ് സാർ അങ്ങേയ്ക്ക് ഏറ്റവും ഇഷ്ടം
സ്പോർട്സ് ലോകത്ത് ഇന്ത്യ ഒരുപാട് വളരണം അതുകൊണ്ടാണ് ഞാൻ ഇവയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നത്
പക്ഷേ ഹോക്കി ഫുട്ബോൾ കബഡി ഖോഖോ ഇവ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഗെയിമുകളാണ് ഇതിലൊന്നും നമ്മൾ പിന്നിലാകരുത് നമ്മുടെ ആളുകൾ അമ്പെയ്ത്ത് നന്നായി ചെയ്യുന്നതായി ഞാൻ കാണുന്നു അവർ ഷൂട്ടിംഗിൽ നന്നായി ചെയ്യുന്നു
രണ്ടാമതായി നമ്മുടെ ചെറുപ്പക്കാർക്കും നമ്മുടെ കുടുംബങ്ങൾക്കുപോലും സ്പോർട്സിനോട് നേരത്തെ ഉണ്ടായിരുന്ന വികാരം ഇല്ലെന്ന് ഞാൻ കാണുന്നു
മുമ്പ് കുട്ടി കളിക്കാൻ പോകുമ്പോൾ അവർ തടയുമായിരുന്നു ഇപ്പോൾ ഒരുപാട് മാറി നിങ്ങൾ നേടിയെടുക്കുന്ന വിജയം എല്ലാ കുടുംബങ്ങളെയും പ്രചോദിപ്പിക്കുന്നു
എല്ലാ കളിയിലും നമ്മുടെ കുട്ടികൾ എവിടെ പോയാലും രാജ്യത്തിന്വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്
ഈ വാർത്തകൾ ഇന്ന് രാജ്യത്ത് പ്രാധാന്യത്തോടെ കാണിക്കുന്നു പറയപ്പെടുന്നു സ്കൂളുകളിലും കോളേജുകളിലും ചർച്ച ചെയ്യപ്പെടുന്നു
അത്പോകട്ടെ എനിക്കിത് വളരെ ഇഷ്ടമായി
എല്ലാവർക്കും എന്റെ ഭാഗത്തുനിന്നും ഒത്തിരി അഭിനന്ദനങ്ങൾ
ഒരുപാട് അഭിനന്ദനങ്ങൾ
വളരെ നന്ദി നന്ദി സാർ നന്ദി
നന്ദി നമസ്ക്കാരം
എന്റെ കുടുംബാംഗങ്ങളേ ഇത്തവണ ഓഗസ്റ്റ് 15ന് രാജ്യം സബ് കാ പ്രയാസിന്റെ ശക്തി കണ്ടു
എല്ലാ പൌരന്മാരുടെയും പരിശ്രമമാണ് ഹർ ഘർ തിരംഗ അഭിയാൻ യഥാർത്ഥത്തിൽ ഹർ മൻ തിരംഗ അഭിയാൻ ആക്കിയത്
ഈ പ്രചാരണത്തിനിടെ നിരവധി റെക്കോർഡുകളും ഉണ്ടാക്കി
കോടികൾ മുടക്കിയാണ് ആളുകൾ ത്രിവർണപതാകകൾ വാങ്ങിയത്
ഒന്നരലക്ഷം പോസ്റ്റോഫീസുകളിലൂടെ ഒന്നരകോടി ത്രിവർണ പതാകകൾ വിറ്റു
ഇതുമൂലം നമ്മുടെ തൊഴിലാളികളും നെയ്ത്തുകാരും പ്രത്യേകിച്ച് സ്ത്രീകളും നൂറുകണക്കിന് കോടി രൂപ സമ്പാദിച്ചു
ത്രിവർണപതാകയ്ക്കൊപ്പമുള്ള സെൽഫി പോസ്റ്റ് ചെയ്ത് പുതിയ റെക്കോർഡാണ് ഇത്തവണ നമ്മുടെ നാട്ടുകാർ സൃഷ്ടിച്ചിരിക്കുന്നത്
കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15വരെ അഞ്ച്കോടിയോളം രാജ്യക്കാർ ത്രിവർണപതാകയുമായി സെൽഫി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്
ഈ വർഷം ഇതും 10 കോടി കവിഞ്ഞു
സുഹൃത്തുക്കളേ ഇപ്പോൾ രാജ്യസ്നേഹം ഉയർത്തിക്കാട്ടുന്ന മേരി മാട്ടി മേരാ ദേശ് എന്ന പ്രചാരണം രാജ്യത്ത് സജീവമാണ്
സെപ്തംബർ മാസത്തിൽ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലെയും ഓരോ വീടുകളിൽനിന്നും മണ്ണ് ശേഖരിക്കാനുള്ള പ്രചാരണം നടത്തും
നാടിന്റെ പുണ്യമണ്ണ് ആയിരക്കണക്കിന് അമൃതകലശങ്ങളിൽ നിക്ഷേപിക്കും
ഒക്ടോബർ അവസാനം അമൃതകലശയാത്രയുമായി ആയിരങ്ങൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെത്തും
ഈ മണ്ണിൽ നിന്നു മാത്രമേ ഡൽഹിയിൽ അമൃതവാടിക നിർമിക്കൂ
ഓരോ പൌരന്റേയും പ്രയത്നം ഈ കാമ്പയിൻ വിജയകരമാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
എന്റെ കുടുംബാംഗങ്ങളേ ഇത്തവണ എനിക്ക് സംസ്കൃതഭാഷയിൽ ധാരാളം കത്തുകൾ ലഭിച്ചു
സാവൻമാസത്തിലെ പൌർണ്ണമി ഈ തീയതിയിൽ ലോക സംസ്കൃതദിനം ആഘോഷിക്കുന്നു എന്നതാണ് ഇതിന് കാരണം
എല്ലാവർക്കും ലോക സംസ്കൃത ദിനാശംസകൾ
ലോക സംസ്കൃതദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ
ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം
അനേകം ആധുനികഭാഷകളുടെ മാതാവ് എന്നും ഇതിനെ വിളിക്കുന്നു
പൌരാണികതയ്ക്കൊപ്പം സംസ്കൃതം അതിന്റെ ശാസ്ത്രീയതയ്ക്കും വ്യാകരണത്തിനും പേരുകേട്ടതാണ്
ഇന്ത്യയെക്കുറിച്ചുള്ള പുരാതന അറിവ് ആയിരക്കണക്കിന് വർഷങ്ങളായി സംസ്കൃതഭാഷയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു
യോഗ ആയുർവേദം തത്ത്വചിന്ത തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന ആളുകൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ സംസ്കൃതം പഠിക്കുന്നു
പല സ്ഥാപനങ്ങളും ഈ ദിശയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്
ഉദാഹരണത്തിന് സംസ്കൃതം പ്രൊമോഷൻ ഫൌണ്ടേഷൻ യോഗയ്ക്ക് സംസ്കൃതം ആയുർവേദത്തിന് സംസ്കൃതം ബുദ്ധമതത്തിന് സംസ്കൃതം എന്നിങ്ങനെ നിരവധി കോഴ്സുകൾ നടത്തുന്നു
ജനങ്ങളെ സംസ്കൃതം പഠിപ്പിക്കാൻ സംസ്കൃത ഭാരതി ഒരു പ്രചാരണം നടത്തുന്നു
ഇതിൽ 10 ദിവസത്തെ സംസ്കൃത സംഭാഷണ ശിബിരത്തിൽ പങ്കെടുക്കാം
ഇന്ന് ജനങ്ങൾക്കിടയിൽ സംസ്കൃതത്തെക്കുറിച്ചുള്ള അവബോധവും അഭിമാനവും വർദ്ധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്
ഇതിന് പിന്നിൽ കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്തിന്റെ പ്രത്യേക സംഭാവനയുമുണ്ട്
ഉദാഹരണത്തിന് 2020ൽ മൂന്ന് സംസ്കൃത ഡീംഡ് സർവ്വകലാശാലകളെ കേന്ദ്രസർവ്വകലാശാലകളാക്കി
സംസ്കൃത സർവ്വകലാശാലകളുടെ നിരവധി കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വിവിധ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നു
തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സംസ്കൃതകേന്ദ്രങ്ങൾ പ്രചാരംനേടി
സുഹൃത്തുക്കളേ പലപ്പോഴും നിങ്ങൾ ഒരുകാര്യം അനുഭവിച്ചിട്ടുണ്ടാകും വേരുകളുമായി ബന്ധപ്പെടാൻ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെടാൻ നമ്മുടെ പാരമ്പര്യം വളരെ ശക്തമായ ഒരു മാധ്യമമാണ് നമ്മുടെ മാതൃഭാഷ
നാം നമ്മുടെ മാതൃഭാഷയുമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സംസ്കാരവുമായി നാം ബന്ധപ്പെടുന്നു
നാം നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെടുന്നു നാം നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെടുന്നു നമ്മുടെ പ്രാചീന പ്രൌഢിയുമായി നാം ബന്ധപ്പെടുന്നു
അതുപോലെ ഇന്ത്യക്ക് മറ്റൊരു മാതൃഭാഷയുണ്ട് മഹത്തായ തെലുങ്ക്ഭാഷ
ഓഗസ്റ്റ് 29 തെലുങ്ക്ദിനമായി ആഘോഷിക്കും
തെലുങ്ക്ഭാഷാ ദിനാശംസകൾ
തെലുങ്ക്ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ
ഇന്ത്യൻ സംസ്കാരത്തിന്റെ അമൂല്യമായ നിരവധി രത്നങ്ങൾ തെലുങ്ക്ഭാഷയുടെ സാഹിത്യത്തിലും പൈതൃകത്തിലും മറഞ്ഞിരിക്കുന്നു
തെലുങ്കിന്റെ ഈ പൈതൃകത്തിന്റെ പ്രയോജനം രാജ്യത്തിനാകെ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ നിരവധി ശ്രമങ്ങളും നടക്കുന്നുണ്ട്
എന്റെ കുടുംബാംഗങ്ങളെ മൻ കി ബാത്തിന്റെ പല അധ്യായങ്ങളിലും നമ്മൾ ടൂറിസത്തെകുറിച്ച് സംസാരിച്ചിട്ടുണ്ട്
വസ്തുക്കളും സ്ഥലങ്ങളും നേരിൽ കാണുന്നതും മനസ്സിലാക്കുന്നതും അതിൽ കുറച്ച് നിമിഷങ്ങൾ ജീവിക്കുന്നതും വ്യത്യസ്തമായ അനുഭവം നൽകുന്നു
സമുദ്രത്തെ എത്ര വർണ്ണിച്ചാലും സമുദ്രം കാണാതെ നമുക്ക് അതിന്റെ വിശാലത അനുഭവിക്കാൻ കഴിയില്ല
ഹിമാലയത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഹിമാലയം കാണാതെ നമുക്ക് അതിന്റെ സൌന്ദര്യം വിലയിരുത്താൻ കഴിയില്ല
അതുകൊണ്ടാണ് അവസരം കിട്ടുമ്പോഴെല്ലാം നമ്മുടെ നാടിന്റെ സൌന്ദര്യവും വൈവിധ്യവും കാണാൻ പോകണമെന്ന് ഞാൻ നിങ്ങളോട് പലപ്പോഴും ആവശ്യപ്പെടുന്നത്
ലോകത്തിന്റെ എല്ലാ കോണിലും തിരഞ്ഞാലും പലപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ചില മികച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ അറിയാതെ പോകുന്നു
ആളുകൾക്ക് അവരുടെ സ്വന്തം നഗരത്തിന്റെ ചരിത്രസ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നത് പലപ്പോഴും സംഭവിക്കാറുണ്ട്
ധൻപാൽജിയുടെ കാര്യത്തിലും സമാനമായ ചിലത് സംഭവിച്ചു
ധനപാൽജി ബാംഗ്ലൂരിലെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു
ഏകദേശം 17 വർഷംമുമ്പ് അദ്ദേഹം സൈറ്റ് സീയിങ് വിങ്ങിന്റെ ചുമതലയേറ്റു
ബാംഗ്ലൂർ ദർശിനി എന്ന പേരിലാണ് ഇപ്പോൾ അതിനെ ആളുകൾ അറിയുന്നത്
നഗരത്തിലെ വിവിധ വിനോദസഞ്ചാരകേന്ദ്രങ്ങളിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകുന്നത് ധനപാൽജിയായിരുന്നു
അത്തരമൊരു യാത്രയിൽ ബാംഗ്ലൂരിലെ ടാങ്കിനെ സെൻകി ടാങ്ക് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു ടൂറിസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു
ഉത്തരം അറിയാത്തതിൽ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി
അത്തരമൊരു സാഹചര്യത്തിൽ സ്വന്തം അറിവ് വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു
തന്റെ പൈതൃകം അറിയാനുള്ള ആവേശത്തിൽ അദ്ദേഹം നിരവധി കല്ലുകളും ലിഖിതങ്ങളും കണ്ടെത്തി
ധൻപാൽജിയുടെ മനസ്സ് ഈ ജോലിയിൽ മുഴുകിയതിനാൽ അദ്ദേഹം എപ്പിഗ്രഫിയിൽ ഡിപ്ലോമയും ചെയ്തു അതായത് ലിഖിതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ
ഇപ്പോൾ വിരമിച്ചെങ്കിലും ബെംഗളൂരുവിന്റെ ചരിത്രം അന്വേഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ഇപ്പോഴും സജീവമാണ്
സുഹൃത്തുക്കളേ ബ്രയാൻഡി ഖാർപ്രനെക്കുറിച്ച് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്
മേഘാലയ നിവാസിയായ അദ്ദേഹത്തിന് സ്പീലിയോളജിയിൽ വലിയ താൽപര്യമുണ്ട്
ലളിതമായ ഭാഷയിൽ അതിനർത്ഥം ഗുഹകളെക്കുറിച്ചുള്ള പഠനം
വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് കഥാപുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് ഈ താൽപര്യം അദ്ദേഹത്തിൽ ഉടലെടുത്തത്
1964ൽ ഒരു സ്കൂൾവിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം തന്റെ ആദ്യപര്യവേക്ഷണം നടത്തി
1990ൽ അദ്ദേഹം തന്റെ സുഹൃത്തുമായി ചേർന്ന് ഒരു അസോസിയേഷൻ സ്ഥാപിക്കുകയും അതിലൂടെ മേഘാലയയിലെ അജ്ഞാത ഗുഹകളെക്കുറിച്ച് അറിയാനും തുടങ്ങി
ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം തന്റെ സംഘത്തോടൊപ്പം മേഘാലയയിൽ 1700 ലധികം ഗുഹകൾ കണ്ടെത്തുകയും സംസ്ഥാനത്തെ ലോകഗുഹഭൂപടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു
ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയതും ആഴമേറിയതുമായ ചില ഗുഹകൾ മേഘാലയയിലാണ്
ബ്രയാൻജിയും സംഘവും ഗുഹജന്തുജാലങ്ങളെ രേഖപ്പെടുത്തി അതായത് ഗുഹയിലെ ജീവികൾ ലോകത്ത് മറ്റെവിടെയും കാണുന്നില്ല
ഈ ടീമിന്റെ മുഴുവൻ ശ്രമങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം മേഘാലയയിലെ ഗുഹകൾ സന്ദർശിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു
എന്റെ കുടുംബാംഗങ്ങളെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്നാണ് ക്ഷീരമേഖലയെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം
നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നതിൽ ഇത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്
കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ബനാസ് ഡെയറിയുടെ രസകരമായ ഒരു സംരംഭത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു
ഏഷ്യയിലെ ഏറ്റവും വലിയ ഡെയറിയാണ് ബനാസ് ഡെയറി
പ്രതിദിനം ശരാശരി 75 ലക്ഷം ലിറ്റർ പാലാണ് ഇവിടെ സംസ്കരിക്കുന്നത്
ഇതിന്ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അയയ്ക്കുന്നു
ഇതരസംസ്ഥാനങ്ങളിൽ കൃത്യസമയത്ത് പാൽ എത്തിക്കുന്നതിന് ഇതുവരെ ടാങ്കറുകളുടെയോ മിൽക്ക് ട്രെയിനുകളുടെയോ പിന്തുണ സ്വീകരിച്ചിരുന്നു
എന്നാൽ ഇതിലും വെല്ലുവിളികൾ കുറവായിരുന്നില്ല
ഒന്നാമതായി ലോഡിംഗ് അൺലോഡിംഗ് എന്നിവയ്ക്ക് ധാരാളം സമയമെടുക്കും ചിലപ്പോൾ പാലും കേടായി പോകും
ഈ പ്രശ്നം മറികടക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരു പുതിയ പരീക്ഷണം നടത്തി
പാലൻപൂരിൽനിന്ന് ന്യൂ റിവാറിയിലേക്ക് ട്രക്ക്ഓൺട്രാക്ക് സൌകര്യം റെയിൽവേ ആരംഭിച്ചു
ഇതിൽ പാൽ ട്രക്കുകൾ നേരിട്ട് ട്രെയിനിൽ കയറ്റുന്നു
അതായത് ഗതാഗതത്തിന്റെ പ്രധാന പ്രശ്നം ഇതോടെ ഇല്ലാതായി
ട്രക്ക്ഓൺട്രാക്ക് സൌകര്യത്തിന്റെ ഫലങ്ങൾ വളരെ തൃപ്തികരമാണ്
നേരത്തെ 30 മണിക്കൂർകൊണ്ട് എത്തിയിരുന്ന പാൽ ഇപ്പോൾ പകുതിയിൽ താഴെ സമയത്തിനുള്ളിൽ എത്തുന്നു
ഇതുവഴി ഇന്ധനം മൂലമുണ്ടാകുന്ന മലിനീകരണം ഇല്ലാതാകുന്നു
ഇന്ധനച്ചെലവും ലാഭിക്കുന്നുണ്ട്
ട്രക്കുകളുടെ ഡ്രൈവർമാർക്കും ഇതിൽനിന്ന് വളരെയധികം പ്രയോജനം ലഭിച്ചു അവരുടെ ജീവിതം എളുപ്പമായി
സുഹൃത്തുക്കളേ ഇന്ന് നമ്മുടെ ഡെയറികളും കൂട്ടായ പ്രയത്നത്താൽ ആധുനികചിന്താഗതിയിൽ മുന്നേറുകയാണ്
പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ദിശയിൽ ബനാസ് ഡെയറിയും ഒരു ചുവടുവെപ്പ് നടത്തിയതെങ്ങനെയെന്ന് സീഡ്ബോൾ ട്രീപ്ലാന്റേഷൻ കാമ്പയിനിലൂടെ അറിയാം
വാരണാസി മിൽക്ക് യൂണിയൻ നമ്മുടെ ക്ഷീരകർഷകരുടെ വരുമാനം വർധിപ്പിക്കുന്നതിനായി വളം പരിപാലനം നടത്തുന്നു
മലബാർ മിൽക്ക് യൂണിയൻ ഡെയറി ഓഫ് കേരളയുടെ പ്രയത്നവും അതുല്യമാണ്
മൃഗങ്ങളുടെ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ആയുർവേദമരുന്നുകൾ വികസിപ്പിക്കുന്നതിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു
സുഹൃത്തുക്കളേ ഇന്ന് ക്ഷീരവിഭവങ്ങൾ സ്വീകരിച്ച് വൈവിധ്യവൽക്കരിക്കുന്ന നിരവധിപേരുണ്ട്
രാജസ്ഥാനിലെ കോട്ടയിൽ ഡെയറിഫാം നടത്തുന്ന അമൻപ്രീത് സിംഗിനെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം
ക്ഷീരോല്പാദനത്തോടൊപ്പം ബയോഗ്യാസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടു ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചു
ഇതുമൂലം അവരുടെ വൈദ്യുതിചെലവ് 70 ശതമാനത്തോളം കുറഞ്ഞു
അദ്ദേഹത്തിന്റെ ഈ ശ്രമം രാജ്യത്തുടനീളമുള്ള ക്ഷീരകർഷകർക്ക് പ്രചോദനമാകും
ഇന്ന് പല വൻകിട ഡെയറികളും ബയോഗ്യാസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു
ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രേരിതമായ മൂല്യം കൂട്ടിച്ചേർക്കൽ വളരെ ആവേശകരമാണ്
ഇത്തരം പ്രവണതകൾ രാജ്യത്തുടനീളം തുടരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
എന്റെ കുടുംബാംഗങ്ങളെ ഇന്ന് മൻ കി ബാത്തിൽ ഇത്രമാത്രം
ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലവും വന്നിരിക്കുന്നു
എല്ലാവർക്കും മുൻകൂറായി രക്ഷാബന്ധൻ ആശംസകൾ
ആഘോഷവേളയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രംകൂടി ഓർക്കണം
സ്വാശ്രയ ഇന്ത്യ എന്ന ഈ കാമ്പയിൻ ഓരോ രാജ്യക്കാരന്റെയും സ്വന്തം കാമ്പെയ്നാണ്
ഉത്സവാന്തരീക്ഷം ഉള്ളപ്പോൾ നമ്മുടെ വിശ്വാസസ്ഥലങ്ങളും ചുറ്റുമുള്ള പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം എന്നന്നേയ്ക്കും
അടുത്ത തവണ മൻ കി ബാത്ത് വരുമ്പോൾ ചില പുതിയ വിഷയങ്ങളുമായി നിങ്ങളെ കാണാം
നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ചും അവയുടെ വിജയത്തെക്കുറിച്ചും നമുക്ക് പിന്നീട് മനസ്സ് നിറഞ്ഞ് ചർച്ച ചെയ്യാം
അതുവരേക്കും വിട വാങ്ങുന്നു
നന്ദി നമസ്ക്കാരം